ഇതൊരു റെസിഡൻഷ്യൽ ഏരിയേടെ ഉൾവശം ആണെന്ന തോന്നുന്നു.

അവിടെ ഒരു പൂൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

അതിൻ്റെ തൊട്ടടുത്തായിട്ട് രണ്ട് മൂന്ന് ബിൽഡിംഗ്സ് കാണുന്നുണ്ട്.

കാരണം മ് ആഹ് ഭിത്തീല് അഹ് ഫ്ലാഗിന്റെ കളറില് ബലൂൺസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾ--

അത് അവിടെ കുറേ ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.

ഇത് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഫ്രണ്ട് ഭാഗം ആണെന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ --

കൊറച്ച് അധികം മരങ്ങള് നമുക്ക് അവിടെ അയിന്റെ ചുറ്റുപാട് ആയിട്ട് കാണുന്നുണ്ട് .

അതിൽ തന്നെ പൈനാപ്പിൾ തണ്ണിമത്തൻ ഏഹ് പിന്നെ --

ഒന്നൊരു പിക്കപ്പിന്റെ ഒരു ചെറിയ പീസു ആയിട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത്.

ഇതൊരു ഹോട്ടലിന്റെ ഡൈനിങ് ഏരിയയാണ് അവിടെ കുറെ അഹ് ടേബിൾസും ചെയർസും ഒക്കെ അറേഞ്ച് ചെയ്തു ഇട്ടിട്ടുണ്ട് അവിടെ --

പിന്നെ ഒരു കുളത്തിന്റെ വ്യൂ നമുക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട്.

ആ ഷോപ്പിൽ നിന്നുള്ള പിക്ചർ ആണ് അതിന്റെ റേറ്റ് ഒക്കെ അവി --

പിന്നെ അതിനുപയോഗിക്കുന്ന കുറേ സാധാനങ്ങള് മണല് ഇഷ്ട്ടിക അതൊക്കെ അവിടെ നിരത്തി ഇട്ടിരിക്കുന്നത് കാണാം.

അതിന്റെ ഒപ്പം തന്നെ രണ്ടു മൂന്ന് മരങ്ങളും കുറച്ച് ചെടികളും ഒക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്.

പിന്നെ ഏ_സി യൊക്കെ ഏ_സി യും ഫാനുവൊക്കെ യൂസ് ച്ചെയ്യുന്ന ഒരു നല്ലയൊരു ക്ലാസ്സ്റൂം ആണത്--

പിന്നെ അതിന്റെ ഒരു ബോഗിയിലായിട്ട് ഒരു ഗുഡ്സ് ട്രെയിന് ഉഹ് കാണുന്നുണ്ട്.

നീല കളർ ബോർഡില് ഉഹ് വൈറ്റ് പെയിന്റ് യൂസ് ചെയ്തിട്ട് --

കൽപ്പറ്റ ഡീ പോൾ പബ്ലിക് സ്കൂളിന്റെ എൻട്രൻസ് ആണ് ഈ പിക്ചറിൽ കാണുന്നത്.

രണ്ടുപേർക്ക് ഇരിക്കാൻ പറ്റുന്ന അ ചെറിയ ടേബിൾസും ചെയർസും ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.

അതിന്റെ സൈഡിത്തന്നെ സ്നാക്സും ടീ കോഫി ഒക്കെ കിട്ടുന്ന ഒരു അഹ് സ്റ്റേഷൻ കാണുന്നൊണ്ട് .

ഇതിനകത്ത് രണ്ടുമൂന്ന് ഷെൽഫുകള് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

പിന്നേ രണ്ടുമൂന്നു കാറുകള് ബൈക്കുകളൊക്കെ --

പിന്നെ ഒരു ബ്ലാക്ക് ബോർഡിൽ അ് വൈറ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് അതിൻറെ പേരും എഴുതിയിട്ടുണ്ട്.